അറിയില്ല ഭാഗ്യം പോലെ ഇരിക്കും.

ആഹ് തന്നെ. ഓളാവുമ്പം നല്ലപോലിങ്ങനെ പോയി ശീലോണ്ടല്ലാ. അപ്പ കൊഴപ്പോണ്ടാവില്ല.

ആഹ് ഒരു നമ്മക്കൊരു അഞ്ച് ദിവസം plan ചെയ്യാം. എന്നിട്ട്

trip പോയപ്പം നമ്മള് ഒരു plan നുമില്ലാണ്ട് ഇങ്ങനേ പോയിട്ട് പിന്നവിടുന്ന് ഓരോരോ സ്ഥലം മാറിമാറി പോവേ ചെയ്തെ.

ആഹ് നല്ല സ്ഥലാ trekking നൊക്കെ പറ്റിയെ നിങ്ങള് രണ്ടാളും മാത്രാ അന്ന് പോയെ?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

അതുകൊണ്ടെല്ലാം സടപടേന്നായി അങ്ങനങ്ങ് പോകേം ചെയ്ത് ആഹ് അതന്നെ. അതോണ്ട് പോയി. എങ്ങനെ നല്ല surprise ല്ലാ അടിപൊളിയാന്നാ അന്നിട്ട്?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

ആഹ് ഞാന്‍ വാഗമണ്ണില്‍ ആദ്യായിട്ടാ പോയത്. ആഹ് ഞ്~ ഞാനിതുവരെ പോയിട്ടില്ല. വാഗമണ്‍ അങ്ങോട്ട് പോയിട്ടില്ല, നമ്മള് college ന്ന് പോയിട്ട്ണ്ടാരുന്നു അങ്ങോട്ടേയ്ക്ക്. അപ്പം അനക്കങ്ങനെ പൂവാന്‍ പറ്റീല്ല. അപ്പ അവരിങ്ങനെ പറയന്ന്ണ്ടാരുന്നു, അടിപൊളി സ്ഥലാണ്, നല്ല തണുപ്പാണ്, അ~ അവിടെയാണോ pine forest എല്ലോം? ആഹ് pine forest റ്റെല്ലാം അവടെത്തന്നെ. അതെല്ലാം അട്ത്തന്നെയാണ്. അവടന്ന് കുറച്ചേ പോവാനുള്ളു. നമ്മളവടെ പോയിട്ട്ണ്ടാരുന്നു. pine forest ല് അഹ് ആഹ് അവരെ photos എല്ലാം കണ്ടിട്ട്ണ്ടേയ്നു അവര് പോയത്.

പിന്നൊരു ഇത്ണ്ട്, ഒര് adventure ന്‍റൊരു ഇത്ണ്ട്ന്. അവിടേം നല്ലതാ. chatting ങ്ങൊക്കെ ആയിട്ടുള്ള

അവിടൊന്നും സമയത്തിന്‍റെ limit ഇല്ല. പിന്നെ മ്മള്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

അഹ് ആഹ് അല്ലെന്ന് ഇനി അതിനും അഹ് എങ്ങനെയാ അത് ചെലവും കാര്യങ്ങളുവെല്ലാം? അതിനെത്രേണ്? ആഹ് ഏർ അഹ് ഇരുന്നൂറ്റി എയ്മ്പതാണെന്ന് തോന്നണു ഒരാക്ക്. അഹ് ആഹ് അത് വല്യ കൊഴപ്പില്ലാല്ലാ. ഇല്ലില്ലപ്പാ. ഉം പിന്ന ഭക്ഷണൊക്കെ അവരന്നെ തെരു നമ്ക്ക്. ഒരു രാത്രിക്കത്തെ രാവില്‍ത്തൊക്കെ, നമ്മള് ആഹ് ഒരു ഉച്ചയാവുമ്പത്തേക്കാ അവിടെത്തീത്. ഉച്ച വൈന്നേരമായപ്പൊ

അഹ് resort അല്ലെടാ tent ആന്നത്. tent ഇലാ പോയി താമ~

tent അടിക്കല് വേറെത്തന്നെ രസല്ലേ? ഞാന് ഏതൊരു എവടെയാന്നനക്ക് ശെരിക്കോര്‍മ്മയില്ല. ഏതോരു മലേല് പോയപ്പൊ ഇതുപോലെ tent അടിച്ചിട്ട്ണ്ടാര്ന്ന്. നല്ല രസ്ണ്ടായിരുന്നപ്പൊ. നല്ല തണുപ്പല്ലേ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 ആഹ് അതെന്തായാലും എട്ക്കണം. അല്ലെങ്കിലെനക്ക് ആഹ്

നമ്മടെ നാട്ടിത്തെ തണപ്പന്നെ പറ്റുന്നില്ല. ഈ മാസത്തെലീലുള്ളെ ഉം ആഹ് പാതിരാവുമ്പത്തേക്ക് എന്താ തണ്പ്പല്ലേ?

ഹും ഏയ് ഇല്ലല്ലാ. നല്ല ദ്ണ്ട്. ആഹ് അല്ല അങ്ങനെ ആരോ പോയിട്ട് സിതേ ആയിട്ടും പോയിട്ട് പറയുന്ന്ണ്ടാര്ന്ന് ഇതുപോലെ പോയിട്ട് ~പോയീന്, നല്ല കാറ്റാര്ന്നൂന്ന്.

ആഹ് ഉം അതുപോലൊന്നും ആവാണ്ടിരുന്നാ മതി.

നമക്ക് family ആയിട്ട് പോണന്ന് നമ്മളങ്ങ് കുറേ ആശിച്ചതേനു.

നടന്നിട്ടില്ല. ഉം നമക്ക് പോകണം ന്തായാലും. ഇന്‍റെ മാപ്ല വരണുണ്ടോ നാട്ടില്, എന്നിട്ട് നമക്ക് നോക്കാം.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

അടുത്ത മാസം നമക്കെന്തായാലും പോണം. ഇപ്പളേ ഞാന്‍ പറയ്ന്ന്ണ്ട് നമക്കിങ്ങനെ പോന്ന കാര്യം. ജീവിതത്തിനെകുറിച്ചിട്ടും പറഞ്ഞേന്

ഹും നിന്‍റെ വീട്ടില് scene ഒന്നൂല്ലാല്ലാ പോവുന്നത്?

ആഹ് അപ്പപ്പിന്നെ നമക്ക് എന്തായാലും ഇതന്നെ set ആക്കാം. അഹ് സിതാനേം ഹിബാനേം മ്മക്ക് വിളിക്കാം. നാളെ നോക്കീറ്റ് നമക്ക് കാണ്വേം ചെയ്യാം. ഞാന്‍ നാളെ അഹ് office ല് leave ആയിര്ക്കും.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 തെരക്കാവും. അനക്ക് കൊറേം പിന്നെ work കൂടിക്കയിഞ്ഞാപ്പിന്ന ഒന്നും നടക്കൂല്ല. ഇന്‍റെ internship കഴിയാനായോ എന്നിട്ട്? ആഹ് ഒരു മാസം കൂടിയ്ണ്ട്. ഞാനിവിടെ വേറെ work ലേക്ക് കേറീട്ടുണ്ട്. അപ്പ അനക്ക് അതും ചെയ്യണം. അപ്പം കൊറേമ്പത്തേയ്ക്ക് time ഇണ്ടാവൂന്നല്ലേ ഞാന്‍ നിന്നോട് പറഞ്ഞിട്ടിന്നലാ, work ന്‍റെ കാര്യം?

അതുകൊണ്ട് എങ്ങനേങ്ങും പെട്ടെന്നന്നെ നമ്മള് നോക്കീട്ട് ചെയ്യണം. ആഹ് നീ നിന്‍റെ office ഏടെയാ വരുന്നെ?

ആഹ് ഞാനും ഇ~ ഇപ്പാണ് ഈ side ല്ലാം കാണാന്‍ തുടങ്ങേന്. ധര്‍മ്മശാലയാണ്. ധര്‍മ്മശാല മങ്ങാട്ട്പറമ്പ്‌ എന്ന് പറേണ സ്ഥലത്ത്. അപ്പം ഇവിടെ ഇപ്പ വല്യ ദൂരൊന്നും തോന്നുന്നില്ല. ആദ്യാദ്യേ വരുമ്പ നല്ല ദൂരൊക്കെ തോന്നീന്. ഇപ്പം കൊഴപ്പോല്ല. പെട്ടന്ന് പെട്ടന്ന് ആവുന്ന്ണ്ട്. അനക്ക് നാല് മണി വരെയാന്ന്. അപ്പ നാല് മണിക്ക് വിട്ടാല് ഞാനൊരു അഞ്ചര അഞ്ചേമുക്കാലാവുമ്പളേക്കും വീട്ടലിലെത്തും.

ഇവിട്ന്ന് ഇവര് trip എല്ലാം പോക്ക്ണ്ട്. ആഹ് ഇവിടെ wo~ work ചെയ്യുന്നവര് internship ഇന്‍റവരല്ല, work ചെയ്യുന്നവര്

പോക്ക്ണ്ട്. അവര് മണാലീല് പോയീന്ന് പറയ്ന്ന്ണ്ടായിന്, അടുത്ത് ഓ, എടാ എത്ര നാളായീന്നറിയാ ഞാനിവരോട് പറഞ്ഞ്, മ്മക്ക് മണാലീല് പോയാലോന്ന്?

നമക്ക് നമ്മടെ family trip മണാലീലേക്ക് ആക്കിയാലോ?

മണാലീല് പോണ് നമ്മള് കയിഞ്ഞപ്രാശ്യം തന്നെ പൂവാത്തത് അഹ് ആരും ഇല്ലാത്തകൊണ്ടാ. ആഹ് ഒരുമിച്ച് പോവുമ്പല്ലേ രസണ്ടാവ? മണാലീലേക്കെല്ലാം പോവുമ്പ?

ആഹ് അതന്നെ. ആഹ് നമക്ക് നമക്കെന്ന്ട്ട് നോക്കാന്നായാലും. ആഹ് അപ്പ എന്തായാലും നമുക്കെന്തായാലും meet ചെയ്യാം.

ആഹ് നല്ലന്നെ. എല്ലാ നിന്‍റെ wedding anniversary ആനായില്ലേ?

ആഹ് ഓര്‍മ്മയ്ണ്ടാവൂന്നനക്ക് അറിയാ.

ആഹ് നമ്മളാ സമയത്താ trip പോവുന്നേങ്കില് നമക്ക് അപ്പം തന്നെ നോക്കീട്ട്

ആഹ് അപ്പ നമ്മള് നാലാളും മാത്രല്ലേ ഇള്ളു, ഇവിന്നാവുമ്പ ഒരുപാടെണ്ണം വരും. ഓ, അതു വേണ്ട നമക്ക് നമ്മടേതായിട്ടുള്ള രീതീല് അങ്ങ് അറുമ്മാദിക്കാ അതന്നെ, അതാ നല്ല ഉം പിന്നെ അവിടത്തെ ആഹ് കാലാവസ്ഥേല്ലായിട്ട് നല്ല രസായിരിക്കും. ഉം മലേന്‍റെ മോളിലല്ലേടാ, നല്ല രസണ്ടാവും. ഉം നമ്മളിവിടുന്ന് എത്ര മണിക്കൂറ്ണ്ടാവും ഓടാനു വാഗമണ്ണിലേക്ക്?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 ഒമ്പത് മണിക്കൂറ് രാത്രിയാവുമ്പ പിന്നെ full ഒറക്കന്നെയാരിക്കും. നിക്കന്‍റെ കാര്യമറീല്ല, പിന്നെ ഞാന്‍ ഉറക്കന്നെയാരിക്കും.

നല്ലത് രാവിലെ പോവുന്നയാണ്. പക്ഷെ രാവിലെയാവുമ്പ നല്ല traffic ഇണ്ടാവും. അതാണ് പ്രശ്നം. ഉം രാവിലെ വിടണം. നേരത്തേയീ. ആഹ് എണീക്കലാണ് പിന്ന ആഹ് വേറെ പ്ര~ ഒരു മൂ~ ഒരു മൂന്നു മണി മൂന്നരക്കെല്ലാം വിട്ടീനെങ്കില് നല്ലതാരിക്കും. അത്രല്ലേ ഇണ്ടാവുള്ളു.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

ഏർ ആഹ് ഞാനിപ്പ വീട്ടിലാള്ളെ. ആഹ് ന്നാ നീയൊന്ന് അവരെ രണ്ടാളേം ഒന്ന് വിളിച്ച് പറയണെ. എനക്കിനി സമയുണ്ടാവൂന്ന് അറിയില്ല. എനക്കിനി വീട്ടിപ്പൂവാന്‍ സമയായി. അതെയാ? okay എന്താടാ ഹിബേന്‍റെ മംഗലാകാറായല്ലാ? ആഹ് അതാണ്, അത് വേറെ കാ~ അത് കയിഞ്ഞാപ്പിന്ന ഓളെ കിട്ടല്ണ്ടാവില്ല.

അഹ് ആഹ് പ~ ആഹ് എന്നോട് പറഞ്ഞേന്, ഹിബാന്റെയും ഇപ്പം ഇനിയിപ്പം നോക്കുന്നില്ലേ, അപ്പം പെട്ടെന്നായിക്കയിഞ്ഞാപ്പിന്നെ ഓളും വേറെ തെരക്കിലായിപ്പോവും അതുകൊണ്ട് അയിനുമുന്നെന്നെ നമ്മളെ ഇത് trip എല്ലാം തീര്‍ക്കണം. ഉം ചെക്കനേവടെയാ ഒള്ളെ?

എന്തോ പറഞ്ഞിട്ട്ണ്ടാരുന്നു, മലേഷ്യയില്ന്നാറ്റോന്നാണ് പറഞ്ഞത്.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 ഉം ആയിരിക്കും. എന്തായാലും മലേഷ്യേലൊക്കെ ആയകൊണ്ട് ന്തായാലും ഇവിടെ നിക്കാന്‍ chance കൊറവാണ്. ഓളെന്തായാലും പിന്നെ പോവേര്ക്കും.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

ഞാനിനി കൊറച്ച് ദ്~ ഇവിടെ work ഇതെങ്ങനെങ്ങ് കൊറച്ചുകൂടി നോക്കണം.

അവിടത്തേക്ക് പോണം. ന്നാ ഇദെനിക്ക് വീട്ട്ന്ന് ചെയ്യുന്ന work ആ. അപ്പ അനക്ക് പോയാലും കൊഴപ്പില്ല. അവിടൊന്നെങ്കിലും ചെയ്യാം. lap ഇണ്ടായാ മതിയല്ലാ? അപ്പം lap എട്ത്തിട്ട് പോയാ എനക്കവിടന്ന് ചെയ്തിട്ട് അവിടെ അപ്പം തന്നെ വേറെ പണി നോക്കേം ചെയ്യാം.

അങ്ങനെയിപ്പ വിചാരിച്ച് വച്ചിട്ടിള്ളെ. നമുക്ക് നോക്കാം. അന്‍റെ പിന്നെ CMA ഇങ്ങനെ exam എയ്താണ്ട് ഇങ്ങനെ നിന്ന് കളിക്ക്ന്ന്ണ്ട്. എന്താ അവസ്ഥ?

ഞാനീ ഫെബ്രുവരീല് എഴുതാന്‍വേണ്ടി വിചാരിച്ചേണ്. ഇനിയിപ്പൊ അതെന്താലും നടക്കൂല്ല. ഇനി മേയിലോ ജൂണിലോ എയ്തേണ്ടി വരും. ഫെബ്രുവരീല് full മംഗലാന്ന്. അയ്യോ cousins ന്‍റെ മൊത്തം ~ണ്ടിട്ടിള്ളെ. ഞാന്‍ നിന്നോട് പറഞ്ഞിട്ടില്ലേന്നാ? ആഹ് അതൂണ്ടല്ലേ ആഹ് അപ്പ അതാ നല്ലത്. പഠിപ്പും എല്ലോംകൂടി ഒരുമിച്ച് ആവൂല്ല. CMA ന്നാല് മേല് നല്ലോണം പഠിക്കണ്ടെ? ആഹ് ഇണ്ട്. എന്തായാലും പിന്നെ മംഗലത്തിന്‍റെടയ്ക്കൊന്നും ഇതൊന്നും നടക്കൂല്ലപ്പ. മൂന്നാല് വീട്ടീന്റെണ്ട്. എല്ലാം കൂടി ഒരുമിച്ചുവരും ഞാനെന്താ ചെയ്യാ

ആഹ് അന്നാപ്പിന്നെ നിന്‍ക്ക് സമയം കിട്ടുമ്പൊ തന്നെ exam എഴ്തുതന്നതാ നല്ലത്. വെറുതെ exam ന്റെ paisa ഏം വേണ്ടെ? paisa കൊടുക്കണ്ടെ exam എഴുതുമ്പം? partnership ഇണ്ട്. അപ്പ അതുകൊണ്ട് ആദ്യത്തെപ്രാശ്യം എഴുതുതുമ്പൊ paisa വേണ്ട.

അവര്‍ക്ക് നല്ലന്നെ.

ആന്ന് വിടണോ വേണ്ടെ ങ്ങനെ പറഞ്ഞോണ്ട്ക്ക്ന്ന്. പഠിച്ചിട്ട് തീരണ്ടെ? എത്രയാന്ന്

രണ്ട് exam ആണ്. exam ആദ്യത്തെല്ലാം കഴിഞ്ഞു. എത്ര വര്‍ഷെടുത്താലും കൊഴപ്പില്ല? ഇല്ലില്ല, എത്ര വര്‍ഷെടുത്താലും കൊഴപ്പില്ല. ആഹ് നമ്ക്ക് പിന്നെ മൂന്നു കൊല്ലത്തേക്കാണ് membership എടുക്ക്വാ. ഇപ്പ ആ മൂന്ന് കൊല്ലം കൊണ്ടെന്തായാലും ചെയ്യാം. അല്ലെങ്കി നമ്മള് പിന്നേം paisa അടച്ചിട്ട് membership എടുക്കണം.

hi നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് ലയണൽ മെസ്സിയെ കുറിച്ചാണ് അദ്ദേഹത്തിൻറെ ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി മൂന്ന് november പതിമൂന്നിന് മെസ്സി ബാഴ്സലോണയിൽ കളിക്കാൻ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ rank record അദ്ദേഹത്തിൻറെ

ആ മത്സരത്തോടുകൂടി ബാർസലോണക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒന്നാമത്തെ കളിക്കാരനും ലാലിഗയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മെസ്സി മാറി ഈ record രണ്ടായിരത്തി ഏഴ് september ൽ ബാഴ്സലോണയിലെ തന്നെ തകർത്തു രണ്ടായിരത്തി അഞ്ചു may ഒന്നിന്

പത്തുമാസവും ഏഴ് ദിവസമായിരുന്നു ബാർസലോണക്കായി ഒരു ലാലിഗ മത്സരത്തിൽ goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറി രണ്ടായിരത്തി ഏഴ് മെസ്സിയുടെ സഹായത്തോടെ നേടിയ ഒരു goal ഭോജൻ ക്രിക്കറ്റ് ആ record ഉം തകർത്തു മെസ്സി തൻറെ മുൻ coach ആയ വൈകാടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹമാണ് എൻറെ ജീവിതം തുടങ്ങിവച്ചത് എന്ന വസ്തുത ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ എന്റെ പതിനാറു പതിനേഴോ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി ആർ season september പതിനാറിന് മൂന്നുമാസത്തിനിടയിൽ രണ്ടാം തവണയും ബാഴ്സലോണ മെസ്സിയും ആയുള്ള കരാർ പുതുക്കി അപ്രാവശ്യം അദ്ദേഹത്തെ ഒന്നാം നിര team ലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടാണ് കരാർ രണ്ടായിരത്തി നാല് june വരെ പുതുക്കിയത് രണ്ടായിരത്തി അഞ്ചു september ഇരുപത്തി ആറിന് മെസ്സി സ്പാനിഷ് പൗരത്വം നേടി അദ്ദേഹം ലാലിഗയെ കളിക്കുന്നോടെ കളിക്കൊന്നതിന് പൂർണ്ണസജ്ജനായി september പതിനേഴിന് uaefa champions league ൽ Italian യായിരുന്നു അദ്ദേഹത്തിൻറെ ആദ്യത്തെ വിദേശികളുമായുള്ള കളി അദ്ദേഹം പകരക്കാരനായി ഇറങ്ങിയപ്പോൾ ജാമ്യുവിലെ